ആഹ് ഞാൻ ഉച്ചക്ക് ഉറങ്ങിയാല് വൈകിട്ടാണ് എണീക്കുന്നത് അപ്പൊ കുറെ മണിക്കൂർ ഉറങ്ങുന്നുണ്ടല്ലോ ഇത്ര മണിക്കൂറുകൾ ഉറങ്ങുന്നത് വളരെ മോശമല്ലേ ഈ ഉച്ച മയക്കം നീണ്ടുപോയാൽ പ്രശ്നമുണ്ടാ അതെ ഉണ്ടല്ലോ കാരണം ഉച്ച മയക്കം നീണ്ടുപോവുന്നത് നമ്മളെ ശാരീരികമായിട്ടു വളരെ ബാധിക്കുന്ന ഒന്നാണ് കാരണം നമ്മൾ ഉറങ്ങുന്നത് തന്നെ നമുക്ക് കുറച്ചു ക്ഷീണം അനുഭവപ്പെടുന്നത് കൊണ്ടാണ് അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കുറച്ചു ഉന്മേഷമൊക്കെയാണ് ആവശ്യം പക്ഷെ ഇങ്ങനെ കുറെ സമയം നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ നമുക്ക്

നമുക്കറിയാം എത്രയോ സമയം ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മക്ക് എല്ലാത്തിനോടും ഒരു മടി വരും നമ്മക്ക് ചെയ്യേണ്ട ജോലികൾ ചെയ്യാൻ പറ്റില്ല

അപ്പോൾ ഉച്ചമയക്കം കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് കൊണ്ടായിരിക്കും അല്ലെ എനിക്ക് രാത്രി ഉറങ്ങാൻ കഴിയാത്തത് അതെ ഇത് രാത്രിയത്തെ ഉറക്കത്തെ നന്നായി ബാധിക്കും അത് മാത്രമല്ല പ്രത്യേകിച്ച് ഈ ഉറക്കമില്ലായ്മയുടെ പ്രശ്നം ഉള്ളവർക്ക് പകലത്തെ ഉറക്കം കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കും ഉച്ചക്ക് ഉറങ്ങിയാൽ അത് നമ്മുടെ രാത്രിയിലെ ഉറക്കത്തിന്റെ ആഴമുള്ള ഘട്ടങ്ങളെയാണ് അങ്ങനെയാണെങ്കിൽ നമ്മള് രാത്രി ഇടക്കിടക്കെ നമ്മള് ഉണർന്നെഴുന്നേൽക്കാനും കൂടുതൽ സാധ്യത ഉണ്ട് അപ്പൊ കുറച്ചു നേരം ഉറങ്ങുകയായിരിക്കും നല്ലത് ഉച്ചക്ക് ഒരാൾ എത്ര നേരമാണ് ഉറങ്ങേണ്ടത് ഉച്ചമയക്കം ശരിക്കും പറഞ്ഞാൽ ഒരു പത്തു അല്ലെങ്കിൽ പതിനഞ്ചോ ആയിട്ട് കുറക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ പ്രായമേറിയവരാണെങ്കിലോ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ അവർക്കൊരു അറ മണിക്കൂറോ ഒരു മണിക്കൂറോ ഉറങ്ങാം അത് പ്രശ്‌നമല്ല . പക്ഷെ നമ്മളെപോലുള്ളവര് ഒരു പത്തു പതിനഞ്ചു മിനിറ്റ് കൂടിപ്പോയാൽ ഒരു ഇരുപത് മിനിറ്റ് ഉറങ്ങുന്നതായിരിക്കും നല്ലത് ഭക്ഷണ ശേഷം ഏത്ര മണിക്ക് ഉറങ്ങുന്നതായിരിക്കും നല്ലത് ഭക്ഷണശേഷം നമ്മളൊരു രണ്ടുമണി ഒരു മൂന്നുമണി ആയിടയ്ക്കുള്ള ഒരു സമയത്തു ഉറങ്ങുന്നതായിരിക്കും നല്ലത് അതുപോലെതന്നെ ഉച്ചഭക്ഷണം കഴിച്ചതിനു ശേഷം അപ്പൊത്തന്നെ കിടന്നുറങ്ങാതെ ഒരു ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ ഒക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മുടെ വയറു ചാടുന്നത് ദഹനത്തിന്റെ കുറെ പ്രശ്നങ്ങള് ശാരീരികമായിട്ടുള്ള പല അസുഖകങ്ങളും ഇതിലൂടെ നമുക്ക് കടന്നു വരും അതുകൊണ്ട് തന്നെ ഒരു അതിനിടയിൽ കുറച്ചു സമയം വിട്ടിട്ടു ഭക്ഷണ ശേഷം കുറച്ചു കഴിഞ്ഞിട്ട് മാത്രം ഉറങ്ങുന്നതായിരിക്കും നല്ലത്

അതെ അത് ശരിയാണ് പണ്ട് നമ്മൾ എൽ കെ ജി , യു കെ ജി ഒകെ പഠിക്കുന്ന സമയത്തു ടീച്ചർമാർ നമ്മളെ പായ ഒക്കെ വിരിച്ചിട്ടു നമ്മളോട് ഉറങ്ങാൻ പറയും

ഒന്നാമത്തെ കാര്യം എന്ന് വച്ചാല് നമ്മുടെ ഓർമ്മ ശക്തി മെച്ചപ്പെടുത്താനും അതുപോലെ ഉണർവ്വോടെയും ഉന്മേഷത്തോടെയും ജാഗ്രതയോടെ ക്ലാസ്സിൽ ഇരിക്കാനും ഇത് സഹായിക്കും പക്ഷെ ഇന്നത്തെ ഈ സമയത്തു നമ്മുടെ ഈ കാലത്തു ഉറങ്ങാനുള്ള സമയം ലഭിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് അൽപ സമയം ലഭിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പൊ ഈ പ്രായമേറിയവർ ഉച്ചക്ക് ഉറങ്ങിയാൽ രാത്രി ഉറങ്ങാൻ കഴിയുമോ പ്രായമേറിയവർ ഒരുമണിക്കൂർ ഉറങ്ങുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷെ അവരും എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ അവരും വൈകിട്ട് അരമണിക്കൂർ നേരം വ്യായാമം ഒക്കെ ചെയ്യുന്നത് നല്ലതാണു അവരുടെ ശാരീരികമായിട്ടുള്ള ആവശ്യത്തിന് ശാരീരികമായിട്ടു അവർക്ക് പറ്റുന്ന വ്യായാമങ്ങൾ ചെയ്യുക അതായത് ലഘു വ്യായാമങ്ങൾ വലിയ വലിയ വ്യായാമങ്ങൾ ഒന്നും ചെയ്യണമെന്ന് പറയുന്നില്ല കുറച്ചു നേരം അൽപ സമയം നടക്കുക നിന്റെ വീട്ടിൽ അമ്മമ്മ ഒക്കെയുണ്ടല്ലോ അപ്പൊ അമ്മമ്മയുടെ കൂടെ ഒരു അരമണിക്കൂർ നടക്കുന്നത് നിനക്കും നല്ലതായിരിക്കും അതുപോലെ അമ്മമ്മക്കും ഗുണകരമായിരിക്കും അതുപോലെ രാത്രി ജോലി ചെയ്യേണ്ടി വരുന്നവർക്ക് ഉച്ചമയക്കം നല്ലതായിരിക്കും അല്ലെ അതെ രാത്രിയിൽ കുറെ സമയം ഉറക്കമിളച്ചു ജോലി ചെയ്യേണ്ടി വരുന്നവർക്ക് അതുപോലെ ഷിഫ്റ്റ് ജോലിക്കാർക്കും ഈ ഉച്ചമയക്കം ആവശ്യമാണ് ചിലവരെ കാണുന്നില്ലേ ജോലിക്കിടയിൽ സംസാരിച്ചിരിക്കുമ്പോഴും ഉറങ്ങിപ്പോവും . അതുകൊണ്ട് അതെന്താണെന്നു വച്ചാൽ അമിത ഉറക്കത്തിന്റെ പ്രശ്നം ഉള്ളവർക്കൊക്കെ ഇത് സംഭവിക്കാം അങ്ങനെയുള്ളവർക്ക് ഉണർവ്വോടു കൂടെയിരിക്കാൻ ഉച്ചമയക്കം നല്ലതാണ് പലപ്പോഴും ഉച്ചക്ക് ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല ഉറക്കം മാറാൻ എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ അങ്ങനെ മയക്കം തോന്നുക ആണെങ്കിൽ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അല്ലെകിൽ കുറച്ചു സമയം സുഹൃത്തുക്കളോടൊത്തു സംസാരിക്കാം അല്ലെങ്കിൽ അവരോടൊത് ഫോണിൽ സംസാരിക്കാം അങ്ങനെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഉറക്കം പെട്ടെന്ന് പോകും വെറുതെ ഇരിക്കാതെ പുറത്തിറങ്ങി അൽപ സമയം നടക്കുകയോ അതുപോലെ ചെറിയ ജോലികളിലൊക്കെ വ്യാപൃതർ ആവുക ഒക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക ആണെങ്കിൽ ഉറക്കം പെട്ടെന്ന് വിട്ടകലും നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യാനും സാധിക്കും ഇനി ഉറങ്ങുമ്പോൾ നീ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഉറക്കം കൂടുതലായിട്ട് വരികയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചാൽ മതിയാവും നമ്മക്ക്

അപ്പൊ ഇനി ശ്രദ്ധിക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു

ശരി വേദ എന്നാൽ എപ്പോഴെങ്കിലും നമുക്ക് കാണാം